അപ്പോ ഞാനിന്ന് വിളിച്ചത്, ഞാൻ വിദ്യാഭ്യാസത്തിനെപ്പറ്റി കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.

പാരിപ്പള്ളിയിൽ, അപ്പോ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള ഒരു പൊതുവായ അഭിപ്രായം എന്താണ്? ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട്? ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത്ര നല്ല അഭിപ്രായമല്ല. എ എന്താന്നുവെച്ചാൽ ആഹ്‌ ഇപ്പഴത്തെ വിദ്യാഭ്യാസം പൂർണമായും പാഠപുസ്തകത്തെ സംബന്ധിച്ചാണ്. അതല്ലാതെ കുട്ടികൾക്ക് തങ്ങളുടെ കഴിവിനെയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ വളർത്തിക്കൊണ്ടുവരാനോ ഒന്നും ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നോക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഹ് തീർച്ചയായിട്ടും ഒരു പരിധി വരെ അത് ശരിയാണ്. ഇന്നത്തെ കാലത്ത് പാഠപുസ്തകത്തിനെ മാത്രം ആസ്പദമാക്കിയിട്ടാണ്. സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസം കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അതെ ആഹ് കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ സായ സാ ഒരു സം ഒരാൾടത്ത് എങ്ങനെ പെരുമാറണന്നോ ഓ ഒരു കൂട്ടത്തോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും ഒരു ഒരു വിജ്ഞാനവുമില്ല. അതുമാത്രമല്ല ഒരു ഏഹ് തൊഴിൽ ഏഹ് തൊഴിലിൽ എങ്ങനെ തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങളിലും ഒരു കുറച്ച് വിദ്യാഭ്യാസത്തിൻറെ പ്രാധാന്യമുണ്ട് അല്ലേ?

അതെ നമ്മൾ ഭാവിയിൽ എന്ത് തൊഴിലെടുക്കുന്നു അതിനെ കുറച്ചുകൂടെ മുൻ ഏഹ് മികച്ചതാക്കാൻ വിദ്യാഭ്യാസത്തിന് നമ്മളെ സഹായിക്കും. പക്ഷേ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം

അതല്ല ചെയ്യുന്നത്. ഒരു രീതി എങ്ങനാണോ ആ രീതിയിൽ തന്നെ പോവുകയാണ്. നമ്മളെയൊ പൂർണ്ണമായി സഹായിക്കാൻ വിദ്യാഭ്യാസത്തിനു പറ്റുമെന്നെനിക്ക് തോന്നുന്നില്ല. അതെ അല്ലേ. അപ്പോ നമ്മള് ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിനെ സ്വാധീനിക്കാൻ അധ്യാപകർ കൂടി ഒരു കാരണമാണ്. ഒരുപരിധിവരെ അവരും സ്വാധീനിക്കുന്നുണ്ട്.

അപ്പോൾ അതിൽ ഏഹ് എങ്ങനെയാണ് ഒരു കുട്ടി പെരുമാറുന്നെ എന്ന് അധ്യാപകരിൽ നല്ലൊരു പങ്കുണ്ടെന്നാണ് എന്റൊരു അതെ നമ്മൾ നമ്മടെ മാതാപിതാക്കളോടൊപ്പം ചിലവഴിക്കുന്നതിൽ കൂടുതൽ സമയം നമ്മൾ അധ്യാപകർക്കൊപ്പം ചിലവഴിക്കാറുണ്ട് അല്ലേ? കോ നമ്മൾ

ആഹ് പോകുന്ന സ്ഥാപനത്തിൽ അപ്പോ അപ്പം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കയല്ലേ? അപ്പം അവിടെയും ഒരുപാട് അധ്യാപകരുണ്ടാവും.

അപ്പോ ചില അധ്യാപകർ ആഹ് നമ്മളോട് നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കും എന്നാൽ ചില അധ്യാപകർ കർശന രീതികൾ സ്വീകരിക്കാറുണ്ട്. അപ്പോ ഈ അധ്യാപകർ ഇങ്ങനെ കർശന രീതികൾ സ്വീകരിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ആഹ് യോജിക്കുന്നുണ്ടോ എന്നു ചോദിച്ചാൽ ഒരു പരിധിവരെ. കർശനമാകേണ്ടിടത്ത് കർശനവും എന്നാൽ കൂ സൗഹൃദമാകേണ്ടിടത്ത് സൗഹൃദവും എന്നാണ് എന്റൊരു അഭിപ്രായം. ഒരുപരിധി രണ്ടിനും വേണം. ആഹ് ഒരിക്കലും പൂർണ്ണമായും കർശനവും പൂർണ്ണമായുംഏഹ് കൂട്ടുകാരോ ആവാൻ പാടില്ല. എന്നാലേ കൂട്ട്, കുട്ടികൾക്ക് തന്നോ തങ്ങളുടെ അധ്യാപകരോട് ഒരു ഭയവും ഒരു ബഹുമാനവും തോന്നൂ. ഒരു അതെയതെ കർശനമായിട്ടു നിന്നാലേ ഒരു ഒരു ബഹുമാനം തോന്നൂ അല്ലേ? എന്നാ ചില ആഹ് കു വിദ്യാർഥികൾ സുഹൃത്തുക്കളോടൊ സുഹൃത്തുക്കളെ പോലെ അധ്യാപകരെ കണ്ട് അങ്ങനെ നല്ല രീതിയിൽ പോവാറില്ലേ?

പോകാറുണ്ട് എന്നാലും ആ അതിന് അതിലും ഒരു പ ഒരു പരിധി വേണമെന്നാണ് ഒരു നിലയിൽ. കാരണം ഇപ്പോ ഇപ്പോഴത്തെ ആഹ് മ് കുട്ടികൾ എന്നുപറഞ്ഞാൽ സുഹൃത്താണെങ്കിൽ ആഹ് ആ സുഹൃത്ത് എന്നൊരു ഓഹ് എന്നത് വിട്ട് തൻറെ അബ്യാ അധ്യാപകനാണെന്ന കാര്യം അവൻ മറക്കുന്നു. സു ത തങ്ങളെ ബാക്കി സുഹൃത്തുക്കൾ എങ്ങനാണോ അങ്ങനെയാണ് അവർ പെരുമാറു പെരുമാറ്റം. അത് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. കുട്ടി അധ്യാപകരോട് ഒരു ബ ബഹുമാനം കൊടുക്കണം അത് അവർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ അപ്പൊ നമ്മള് രണ്ടും വേണം അല്ലെ? രണ്ടിൻറെ ഇടയിലും നിൽക്കണം സുഹൃത്തായിട്ടും എന്നാ കർശന രീതിയിലും നിക്കണം. അപ്പോ പിന്നെ നമ്മുടെ ഈ സാക്ഷരതയെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ ഏഹ് രാജ്യം സമ്പൂർണ്ണ സാക്ഷരത ആണോ?

ഒരിക്കലുമല്ല സമ്പൂർണ്ണ സാക്ഷരത ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു മായ കാര്യമാണ്. അതെ അപ്പോ നമ്മുടെ ഈ സമൂഹത്തിലെ പല തിന്മകൾക്കും കാരണം കൂടി ഈ സമ്പൂർണ സാക്ഷരത ഇല്ലാത്തതാണ്. കാരണം വിദ്യാഭ്യാസമെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുംന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ? അപ്പോൾ നല്ലൊരു സ സമൂഹം വേണമെങ്കിലും എല്ലാവരും വിദ്യാസമ്പന്നരായിരിക്കണം. അപ്പോ നമുക്കിതിനാത്ത് ഇവരെയൊക്കെ വിദ്യാസമ്പന്നരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ആഹ് ചുവടുവെപ്പുകൾ എടുക്കാൻ സാധിക്കുമോ?

ആഹ് കാഴ്ചപ്പാടുണ്ടാക്കിയാൽ അവരും വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങും. അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ സമൂഹത്തില് നല്ലൊരു സമൂഹം വേണമെങ്കില് എല്ലാരും വിദ്യാസമ്പന്നരായിരിക്കണം. എല്ലാ മേഖലയിലും വിദ്യാഭ്യാസത്തിന് വളരെയധികം ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ്, പ്രാധാന്യം ഉണ്ട് എല്ലാ മേഖലയിലും. അപ്പോ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി.